ശരീരത്തിന്റെ ഭാഗമല്ലാത്ത ഏതെങ്കിലും വസ്തുക്കൾകൊണ്ട് fielder മാർ പന്ത് തടുക്കാൻ ശ്രമിച്ചാലും ഇത്തരത്തിൽ പിഴ runs നൽകാം ചിലയവസരങ്ങളിൽ wicket keeper പിറകിലായി fielding team ഒരു helmet വെക്കാറുണ്ട് batsman അടിക്കുന്ന പന്ത് ഈ helmet പതിച്ചാൽ അഞ്ച് runs പിഴയായി നൽകും ഒരു bowler bat ചെയ്യുന്നയാളുടെ നേർക്ക് പന്ത് എറിയുന്ന

bowling action നുകൾ ഇടയിൽ കൈമുട്ട് ഒരിക്കലും വളയുവാൻ പാടില്ല കൈമുട്ട് വളയുകയാണെങ്കിൽ അത് നിയമപരമായി തെറ്റാവുകയും ആ പന്ത് no ball ആയി പരിഗണിക്കാറും ഉണ്ട് നിയമങ്ങളുടെ ഭാഗമായി ആരോഗ്യ വിദഗ്ദ്ധരുമായി നടന്ന ചർച്ചക്കൊടുവിൽ ഒര് bowler ക്ക് പതിനഞ്ച് degree വരെ കൈ വളക്കുവാൻ അനുമതി നൽകുന്നു പതിനഞ്ച് degree ലും അധികമായി ഒരു bowler തൻറെ വള കൈ വളക്കുന്നുവെങ്കിൽ അത് ഒര് no ball ആയി പരിഗണിക്കുന്നു ഈ പുതിയ നിയമം bowler മാർക്ക് പരിക്കിൽ നിന്നും സംരക്ഷണവും നൽകുന്നു സാധാരണമായി bowler മാർ pitch ലേക്ക് പന്ത് പതിപ്പിക്കുകയും തന്മൂലം പന്ത് ഉയർന്നുപൊങ്ങി batsman നേർക്ക് പോകുകയും ചെയ്യുന്നു അത് bowler പന്ത് എറിയുന്നതിനിടയിൽ തൻറെ മുൻകാലുകൾ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 no ball ഓ ആയാൽ batting team ൻറെ score ൻറെ കൂടെ ഒരു അധിക run കൂട്ടിച്ചേർക്കുന്നു കൂടാതെ ആ over ഇൽ അധികമായി ഒരു ball കൂടി എറിയേണ്ടതുണ്ട് bat ചെയ്യുന്ന ആളെ പുറത്താക്കി wicket നേടുക എന്നതാണ് bowler ഉടെ പ്രധാന ലക്ഷ്യം കൂടുതലായി run സംഭാവന ചെയ്യുന്ന batsman നെ പുറത്താക്കുന്നതിലൂടെ ഒരു bowler മറുപക്ഷത്തെ കൂടുതൽ score ചെയ്യുന്നതിനുള്ള സാധ്യതയും തടയുന്നു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 എന്ന് പറയുന്നു bowler ഒരു batsman പുറത്താക്കുകയാണെങ്കിൽ ആ wicket bowler ഉടെ പേരുകളിൽ കുറിക്കുന്നു bowler മാർ പ്രധാനമായും രണ്ടുതലത്തിലാണുള്ളത് pace bowler മാർ spin bowler മാർ pace bowler മാർ എന്ന് നമ്മൾ പറയുന്നത് fast അതായത് speed ഇൽ bowl ചെയ്യുന്നവർ മാരെയാണ് spin bowler മാർ അതികം

ലുകളിൽ ചിലവ bowler ഉടെ പേരിൽ ചേർക്കപ്പെടുന്നു ഒരു batsman പുറത്താകുമ്പോൾ batting ലെ അടുത്ത കളിക്കാരൻ crease ഇലെത്തുന്നു batsman പുറത്താകണാമെങ്കിൽ പലപ്പോഴും wicket നിലംപതിച്ചിരിക്കണം wicket ൻറെ base ഇൽ നിന്നും താഴെ വീണാൽ പോലും wicket ഇൽ നിലം പതിച്ചതായി കണക്കാക്കുന്നു cricket ലെ പുറത്താക്കൽ രീതികൾ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 ആണ് എതിർ team ലെ fielder പന്ത് പിടിച്ചു പുറത്താക്കുന്ന രീതിയാണ് പന്ത് പിടിക്കുക എന്ന് പറയുന്നത് bat ലോ

പന്തു പിടിച്ച fielder ഉം പന്ത് വെക്കുന്നു bowler എറിഞ്ഞ പന്ത് പ്രധാന batsman ൻറെ wicket തെറിപ്പിക്കുന്ന രീതിയിലാണ് bowled എന്ന് പറയുന്നത് പന്ത് bat ഇൽ തട്ടിയാണെങ്കിൽ കൂടി ഈ പുറത്താക്കലിൻറെ മുഴുവൻ അവകാശവും bowler ക്കായിരിക്കും നേരത്തെ പറഞ്ഞത് പോലെ stump ൻറെ base താഴെ വീണാൽ മാത്രമേ batsman പുറത്താവുകയുള്ളു cricket ലെ വിഷമമേറിയ പുറത്താക്കൽ തീരുമാനമാണ് bowler എറിയുന്ന പന്ത് batsman ൻറെ bat ഇൽ സ്പർശിക്കുന്നതിനു പകരം stump ൻറെ മുന്നിലും നിലയുറപ്പിച്ചിരിക്കുന്ന കാലിൽ പതിക്കുമ്പോഴാണ് LBW എന്ന് അറിയപ്പെടുന്നത് ഈ പുറത്താക്കൽ രീതിക്ക് സാധ്യതം തെളിയുന്നു ഇത്തരം അവസരങ്ങളിൽ എതിർ team ലെ കളിക്കാർ ഒന്നടങ്കം batsman ൻറെ പുറത്താക്കലിനായി മുറവിളി കൂട്ടുന്നു പന്ത് കാലിലോ കാൽ കവചത്തിലോ സ്പർശിച്ചിരുന്നു എങ്കിൽ ഇതുനേരെ wicket ഇൽ പതിക്കുമായിരുന്നു എന്ന് നിർവചിച്ച് പുറത്താക്കൽ തീരുമാനം എടുക്കേണ്ടത് umbair ആണ് ഇതിനാൽ തന്നെ cricket ഇൽ ഏറ്റവും സങ്കീർണ്ണ തീരുമാനങ്ങളിൽ ഒന്നാണ് wicket നു മുന്നിൽ കൊടുക്കൽ ഇത്തരം പുറത്താക്കലുകളുടെ അവകാശവും bowler ക്ക് മാത്രമേ ലഭിക്കുകയുള്ളു run നായി ഓടുന്നതിൻറെ ഇടയിൽ batsman crease ലെത്തും മുമ്പ് എതിർ team ലെ കളിക്കാർ stump തെറിപ്പിച്ചാൽ

എറിഞ്ഞു പുറത്താക്കുന്ന fielder മ്മാരുടെ പേര് ചിലപ്പോൾ score board ഇൽ ചേർക്കാറുമുണ്ട് പന്ത് നേടുന്നതിനായി batsman ചിലപ്പോൾ crease ഇൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ അൽപ്പം മുന്നിലേക്ക് നീങ്ങാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ പന്ത് പിടിക്കുന്ന wicket keeperbase തെറിപ്പിക്കുന്ന രീതിയാണ് stumped out എന്ന് അറിയപ്പെടുന്നത്

ഈ പുറത്താക്കലിൻറെ അവകാശം bowler ഉം wicket keeper ഉം പങ്കിട്ടെടുക്കുന്നു പന്ത് കളിയിലായിരിക്കുന്ന അവസരങ്ങളിൽ batsman ൻറെ ശരീരമോ bat ഓ അറിയാതെ wicket ഇൽ തട്ടി base താഴെ വീണാൽ പുറത്താകുന്നതിനാണ് hit wicket എന്ന് പറയുന്നത്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 wicket ലേക്കെറിഞ്ഞ് പന്ത് fielding team ൻറെ അനുവാദമില്ലാതെ മനപ്പൂർവ്വം കൈകൊണ്ട് തൊട്ടാൽ അയാൾ പുറത്താകുന്നു ഈ പുറത്താകലിൻറെ അവകാശം ആർക്കും തന്നെ ലഭിക്കുകയില്ല wicket സംരക്ഷിക്കാനല്ലാതെ bat ഉപയോഗിച്ച് രണ്ട് തവണ പന്തടിച്ചാൽ batsman പുറത്താകുന്നു ഇവുടെയും പുറത്താകലിൻറെ അവകാശം ആർക്കും ലഭിക്കുകയില്ല fielder റെ batsman മനപ്പൂർവ്വം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ ambier batsman നെ പുറത്താക്കുന്നു ഇത്തരം പുറത്താക്കലിൻറെ അവകാശവും ആരുടെ പേരിലും കുറിക്കുന്നതല്ല പുറത്തായ batsman പകരമെത്തേണ്ട batsman crease ലെത്താൻ മൂന്ന് minute ലേറെ വൈകിയാൽ അയാൾ പുറത്തായതായി umbair പ്രഖ്യാപിക്കുന്നു ഇതിനെയാണ് timed out എന്ന് പറയുന്നത് ഈ പുറത്താകലിൻറെ അവകാശവും ആരുടെ പേരിലും കുറിക്കുന്നതല്ല ഒരു കളിക്കാരൻ പുറത്താവാതെ തന്നെ മൈതാനത്തിൽ നിന്നും പുറത്തുപോകാം അതായത് പരിക്കു പറ്റിയോ അസുഖം പറ്റിയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പുറത്തുപോകുക ഇതിനെ retired hurt അല്ലെങ്കിൽ retired ill എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ batsman പുറത്തായി പരിഗണിക്കപ്പെടുന്നതല്ല അതെ innings ഇൽ തന്നെ പരിക്കോ അസുഖമോ ഭേദമാകുകയാണെങ്കിൽ ആ batsman തിരികെ വന്ന് bat ചെയ്യാവുന്നതാണ് അതേപോലെ പരിക്കോ മറ്റസുഖങ്ങളോ ഉണ്ടാവാത്ത ഒര് batsman നും മൈതാനത്തിൽ നിന്ന് പുറത്ത് പോകാവുന്നതാണ്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 legby wicket stumped hitout അങ്ങനെ ആയാലും പുറത്താകുന്നതല്ല ഒര് bowler പന്ത് എറിയാതെ തന്നെ batsman പുറത്താകാറുണ്ട് bowler പന്ത് എറിയുന്നതിന് മുമ്പായി non striker ഇൽ നിൽക്കുന്ന batsman crease നു വെളിയിൽ നിൽക്കുന്നതാണെങ്കിൽ bowler ക്ക് ആ batsman നെ runout ആക്കി പുറത്താക്കുന്നതാണ് ഇതിനെ mankading എന്നാണ് പറയുന്നത് cricket നമുക്കറിയുന്നത് പോലെ ഇന്ത്യയിലും അതുപോലെ തന്നെ asian രാജ്യങ്ങളിലും അത് പോലെ european രാജ്യങ്ങളിലും വളരെ ഏറെ പ്രാധാന്യമുള്ള കളിയാണ് നമ്മുടെ നാടുകളിൽ നിന്നും കൂടുതലായും കേരളത്തിലും മറ്റും കൂടുതലായി ഇതിനെ കണ്ടുവരുന്നു ഞാനിവിടെ പറയുന്ന cricket അവസാനിപ്പിക്കുന്നു നന്ദി hello നമസ്കാരം hello നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം നിങ്ങൾക്ക് അവിടെ സുഖമാണോ ആ സുഖമാണ് ആ നമുക്ക് ഇന്ന് ഒരു പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞാലോ ആഹ് നമുക്ക് ഇന്ന് പെരുന്നാൾ വിശേഷത്തിനെ കുറിച്ച് പറയാം ആ അതെ നിൻ്റെ വീട്ടിലെ പെരുന്നാൾ എങ്ങനെയാണെന്ന് നീ ഒന്ന് വിശദീകരിക്കാമോ ഈ നമ്മൾ മാസം കാണുന്ന ദിവ ഏർ തലേ ഉം ദിവസമാണ് നമ്മൾ ഏർ പി പിറ്റേ ദിവസമാണ് നമ്മൾ പെരുന്നാളാണ് ഉറപ്പിക്കുക അല്ലേ ആഹ് അത് നീ പറഞ്ഞത് ശരിയാണ് മാസം കണ്ടാൽ നമുക്ക് പെരുന്നാൾ ആണ് അല്ലേ ആഹ് ഏർ പെരുന്നാൾ തലേന്ന് നമ്മൾ മൈലാഞ്ചി ഇടാൻ പോകും അതുപോലെ തന്നെ നമ്മൾ എല്ലാ dress ഉം കാ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും അതുപോലെതന്നെ എല്ലാ ഉം പരിപാടികളും ചെയ്യും അല്ലേ ആ ശരിയാണ് നമ്മൾ dress എടുത്തിട്ടുണ്ടാകും പിന്നെ ഏർ പെരുന്നാൾ എന്ന് ആണെന്ന് അറിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ മൈലാഞ്ചി ഒക്കെ ഇടും അല്ലേ ആ അത് വളരെ ശരിയാണ് ഉം ചില ചെല മാസങ്ങളിൽ മുപ്പത് നോമ്പും കഴിഞ്ഞിട്ടായിരിക്കും മാസം കാണുക ചിലെ മാസങ്ങൾ ഇരുപത്തിഒമ്പതാം ഉം ദിവസമായി നോമ്പിന് ആയിരിക്കും മാസം കാണുക അതുകൊണ്ടുതന്നെ ചിലപ്പോ ഇരുപത്തിഒമ്പതിനോ ചിലപ്പോൾ മുപ്പതിനോ ആയിരിക്കും മാസം കാണുക അല്ലെ ആ ശരിയാണ് നീ പറഞ്ഞത് ചിലപ്പോഴൊക്കെ ഇരുപത്തിഒമ്പത്‌ നോമ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോഴൊക്കെ മുപ്പത് നോമ്പും ഉണ്ടാകും ഏർ പിന്നെ അന്ന് നമുക്കൊക്കെ പെരുന്നാളിന്ന് അറിഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് സന്തോഷം ആയിരിക്കും കാരണം പെരുന്നാൾ ആണല്ലോ പുതിയ dress ഒക്കെ ഇട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ട് സുന്ദരിയും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് നല്ല രസമായിരുക്കും പെരുന്നാളിന്റെ അന്ന് അതുകൊണ്ടുതന്നെ നമുക്ക് പിറ്റേദിവസം തന്നെ നല്ല സന്തോഷത്തിൽ ആയിരിക്കും നമ്മൾ പെരുന്നാൾ

അത് വളരെ ശരിയാണ് നമ്മൾ നോമ്പിന്റെ ദിവസം തന്നെ നോമ്പ് എടുക്കുന്ന ദിവസം തന്നെ നമ്മൾ dress എല്ലാം എടുക്കാൻ പോകും നമ്മള് തലയ്‍ന്ന് ഒക്കെ തന്നെ നമുക്ക് വളരെയേറെ സന്തോഷമായിരിക്കും നമ്മൾ ഉറങ്ങുന്നത് തന്നെ ഒരു മണിയോളം ആകും കാരണം അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ട് മൈലാഞ്ചി എല്ലാം ഇട്ടിട്ടു നമുക്ക് തന്നെ മൈലാഞ്ചി എല്ലാം ഇടാൻ കഴിയില്ലാ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് എല്ലാം പോയിട്ട് കുറെ നേരം സംസാരിച്ചുകൊണ്ട് നമ്മൾ കുറെ നേരം ആഘോഷമെല്ലാം ഉം പ്രകടിപ്പിക്കും അല്ലേ ആ അത് നീ പറഞ്ഞത് ശരിയാണ് ചിലർക്കൊക്കെ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഇടാൻ അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏർ അടുത്ത വീട്ടിൽ പോയിട്ട് ഏർ ആയിരിക്കും ഏർ അധികം ആളുകളും മൈലാഞ്ചി ഇടുന്നത് ചില വീട്ടിലൊക്കെ എല്ലാവർക്കും മൈലാഞ്ചി ഇടാൻ അറിയും പിന്നെ അതുപോലെ തന്നെ നീ പറഞ്ഞപോലെ ഏർ അധികം ഉറക്കം ഒന്നും ഉണ്ടാകില്ല പിറ്റേദിവസം കാരണം ഏർ ഭക്ഷണം ഏർ പെരുന്നാളിന് ഉള്ള ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ ഒക്കെ അപ്പോഴയായിരിക്കും എല്ലാവരും

ആ അത് വളരെ ശെരിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലാണെങ്കിൽ നാളെ നമ്മുടെ ഉമ്മയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഉപ്പയുടെ വീട്ടിലായിരിക്കും നോമ്പ്തുറ ഏർ പെരുന്നാൾ അല്ലേ ആഹ് ശരിയാണ് ഏർ പെരുന്നാളൊക്കെ ഏർ ആദ്യം പെരുന്നാൾ ഏർ ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും എല്ലാവരും ഏർ പെരുന്നാൾ ആഘോഷിക്കുക എന്നിട്ടായിരിക്കും നമ്മുടെ ഉമ്മയുടെ വീട്ടിലും അങ്ങനെ എല്ലാവരുടെ വീട്ടിലും രണ്ട് മൂന്ന് ദിവസം ഏർ എല്ലാവർക്കും പെരുന്നാൾ ആഘോഷിക്കാൻ ഉള്ള ഒരു

ഒന്നും ഉണ്ടാകില്ല എല്ലാവരും അപ്പോൾ തന്നെ ഉമ്മയുടെ വീട്ടിലൊക്കെ പോയി എല്ലാവരും ഏർ അടിച്ചുപൊളിക്കും അല്ലെ ആ അത് വളരെ ശരിയാണ് അഹ് ആദ്യദിവസം നമ്മുടെ വീട്ടിൽ തന്നെയായിരിക്കും നമ്മുടെ ഉപ്പയും ഉമ്മയും എല്ലാവരും ഉണ്ടാവും ചിലെ ചിലെ സ്ഥലങ്ങളിൽ

ആ ശെരിയാണ് നീ പറഞ്ഞത് എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഏർ രണ്ടാം പെരുന്നാളിന് ഒക്കെ ഉമ്മയുടെ വീട്ടിൽ പോകും ഒന്നാം പെരുന്നാളിന് എൻ്റെ ഉപ്പയുടെ വീട്ടിൽ നിന്നും എല്ലാവരുടെ ൻ്റെ ഉമ്മയുടെ വീട്ടിൽ നിന്നുമൊക്കെ ആളുകൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഒരു ദിവസം അവിടെ ആഘോഷിച്ചിട്ടാണ് അവരൊക്കെ പോകാറ് നിന്‍റെ പോലെ നിൻ്റെ വീട്ടിൽ പോലെ തന്നെയാണ് എന്റെ വീട്ടിലും ആ അത് വളരെ ശരിയാണ് പേ ഹും പെരുന്നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്ന ഒരു നിസ്കാരം ഉണ്ടല്ലോ അല്ലേ ആഹ് ശരിയാണ് രാവിലെ നിങ്ങളൊക്കെ നിസ്കരിക്കാൻ പോവുമല്ലേ പെരുന്നാൾ നിസ്കാരത്തിന് നീ ഓക്കേ പോവാറില്ലേ ആ ഞാനെല്ലാം പോകാറുണ്ട് പുതിയ dress ഉം എല്ലാം ഇട്ട് ഏർ പള്ളിയിലെ ഉസ്താദും വലിയ ഏർ വിലകൂടിയ dress ഉം ഖമീസും എല്ലാമിട്ട് ഏർ പെരുന്നാൾ നിസ്‌കരിക്കാൻ വേണ്ടി വരാറുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തടക്കം നിസ്കരിക്കാറുണ്ട് അത്രെയും എല്ലാവർക്കും വേണ്ടൊരു നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം ഒരു കൊല്ലത്തിൽ ഒരു രണ്ടു പ്രാവശ്യം മാത്രമേ പെരുന്നാൾ ഉണ്ടാവുകയുള്ളൂ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ റമദാനിന് ശേഷവും വലിയ പെരുന്നാൾ ഏർ റമദാൻ കഴിഞ്ഞു രണ്ടുമാസം കഴിഞ്ഞിട്ടും ആയിരിക്കും അല്ലേ ആ അത് നീ പറഞ്ഞത് ശരിയാണ് രണ്ടുമാസം കഴിഞ്ഞിട്ടായിരിക്കും ഏർ പെരുന്നാൾ പിന്നെ നമ്മുടെ നോമ്പ് കഴിഞ്ഞ് മുതൽ തന്നെ ഒരു പെരുന്നാളും ഉണ്ടാകും എല്ലാവർക്കും അപ്പോൾ രാവിലെ പള്ളിയിൽ പോകാൻ നല്ല ഇഷ്ടമായിരിക്കും കാരണം പുതിയ വസ്ത്രം ഒക്കെ ധരിച്ച് അത്തറൊക്കെ അടിച്ച് നല്ല വൃത്തിയിലും ഒക്കെ പോകാൻ എല്ലാവർക്കും പള്ളിയിൽ പോകാൻ ഒരു തിടുക്കം ആയിരിക്കും അത് ശെരിയല്ലെ ആ അത് വളരെ ശരിയാണൊ ഏർ രണ്ടു വയസ്സ് മുതൽ ഏർ കുട്ടികൾ വരാറുണ്ട് കാരണം അത് വളരെ ഇഷ്ടമുള്ള സംഭവമാണ് അതുകൊണ്ടു തന്നെ എല്ലാവരും വരാറുണ്ട് അതുപോലെ തന്നെ നിസ്കരിക്കാൻ ഏർ നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർ കുറേ എന്താ കെട്ടുവാൻ ഉണ്ട് പ ഒന്നാം എഴു രണ്ടാം അഞ്ചു ആണ് കെട്ടാൻ ഉള്ളത് ആ ശരിയാണ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആണല്ലോ അറിയാവുന്നത് കൂടുതൽ നിങ്ങളൊക്കെ പള്ളിയിൽ പോകാറുണ്ടല്ലോ ഏർ പിന്നെ നമ്മുടെ ഉമ്മയൊക്കെ രാവിലെ നേരത്തെ എണീറ്റിണ്ടാകുമല്ലോ ആ അത് വളരെ ശരിയാണ് രാവിലെതന്നെ വീട്ടിൽനിന്ന് എല്ലാം ready ആക്കി കൊണ്ടിരിക്കും കാരണം ഭക്ഷണം എല്ലാം വേണമല്ലോ അതുകൊണ്ട് തന്നെ അവർ വളരെ തിരക്കിലായിരിക്കും അല്ലേ

ഞങ്ങൾ രണ്ടുതരം ഭക്ഷണമാണ് ഉണ്ടാക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ബിരിയാണിയും അതുപോലെതന്നെ ഏർ rice ഉം ആൺ gulf ൽ ഉണ്ടാവുന്ന rice ഉം ആൺ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാറുള്ളത് ആ ഏർ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ബിരിയാണിയും കബ്‌സയും ആണ് എല്ലാവരും ഭക്ഷണം ആഘോഷിക്കുന്നതുമൊക്കെ നല്ല സന്തോഷം ഉള്ളൊരു നാളാണ് പെരുന്നാൾ പിന്നെ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും എല്ലാരും ഉണ്ടോ ആ നങ്ങളുടെ വീട്ടിൽ എല്ലാവരും വരാറുമുണ്ട് ഭക്ഷണം കഴിക്കാറുമുണ്ട് നമ്മൾ രണ്ടു ചെമ്പോളം ഭക്ഷണം വെക്കും അതെല്ലാം തീരുകയും ചെയ്യും ഒന്നാം പെരുന്നാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ അതുപോലെതന്നെ എല്ലാവരും ആ ദിവസമായിരിക്കും എല്ലാവരും അവനവൻ്റെ വീട്ടിൽ നിന്ന് ആഘോഷിക്കുന്നത് അല്ലെ ആ അത് ശരിയാണ് പിന്നെ എല്ലാവരും photo ഒക്കെ എടുത്ത് phone ലൊക്കെ എല്ലാവർക്കും അയച്ചുകൊടുക്കും photo ഒക്കെ അത് ശരിയല്ലേ ആ അത് വളരെ ശരിയാണ് photo എടുത്ത് എല്ലാവരും അയക്കും പുതിയ dress അല്ലെ എല്ലാവർക്കും കാണണ്ടേ അധികം എവിടേക്കും പോകാനും പറ്റില്ല ഏർ corona ഇപ്പോളും മാറീട്ടൊന്നുമില്ലല്ലോ അത്കൊണ്ട് തന്നെ അധികം എവിടേക്കും പോവാനും പറ്റില്ല പിന്നെ ഉമ്മയുടെ വീട്ടിൽക്കും ഉപ്പയുടെ വീട്ടിലേക്കും എല്ലാം പോണ്ടിവരും അതുപോലെതന്നെ അമ്മായിടെ വീട്ടിലേക്കും ഒക്കെ പോകാൻ സാധിക്കുകയില്ല മൂത്തമാന്റെ വീട്ടിലേക്കൊന്നും പോകാൻ സാധിക്കുക ഇല്ല കാരണം ഏർ ആകെ എന്താപ്പോ ഒരു കൊല്ലത്തിൽ രണ്ടു പെരുന്നാൾ ഇണ്ടാവും ഒരു പെരുന്നാളിൽ മൂന്നും ഒരു പെരുന്നാളിൽ നാല് പെരുന്നാളും ആൺ ഇണ്ടാവുക നാല് ദിവസം പെരുന്നാളും ആൺ ഇണ്ടാവുക ആ നാല് ദിവസം നമ്മക്ക് എല്ലാ ദിവസവും എല്ലാ വീട്ടിലേക്കും പോകാൻ ഒരിക്കലും സാധിക്കുക ഇല്ല അല്ലെ ആ അത് നീ പറഞ്ഞത് ശരിയാണ് പിന്നെ ചിലരൊക്കെ എല്ലാവർക്കും dress ഉം ഒക്കെയും വാങ്ങി കൊടുക്കും

ആ ഞാൻ വളരെ മറഞ്ഞിരിക്കുകയാണ് കാരണം എൻ്റെ ഉപ്പ ഒരു ഉസ്താദാണ് അതുകൊണ്ട് തന്നെ ഏർ ഉം കാര്യങ്ങളൊക്കെ പോകാറുണ്ട് ഞങ്ങൾ ഒന്നാം പെരുന്നാളിന് തന്നെ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഏർ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞങ്ങൾ പുറപ്പെട്ടിരുന്നു അതുപോലെതന്നെ ഞങ്ങൾ പുറപ്പെട്ടത് മമ്പുറത്തേക്ക് ആയിരുന്നു പന്ത്രണ്ട് മണിക്ക് പുറപ്പെട്ടു ഞങ്ങൾ എത്തിയത് മൂന്നു മണി ആയിരുന്നു ഞങ്ങൾ എല്ലാം ചെയ്തിരുന്നു ആ പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയായിരുന്നു tour പോയിരുന്നത് പെരുന്നാളിന് എൻറെ ഉമ്മയും ഉപ്പയും എൻറെ അനുജനും അനുജത്തിയും ഏർ ഞാനും എൻറെ ഉപ്പാന്റെ ഒരു friend ഉം ആയിരുന്നു പോയിരുന്നത് friend ൻ്റെ ഏർ ഭാര്യയും മക്കളും എല്ലാം ഉണ്ടായിരുന്നു ആ നിങ്ങൾ രണ്ട് കുടുംബങ്ങളും ഒപ്പം ആയിരുന്നു അല്ലെ പോയിരുന്നത്

ആ sumo ആരാ വണ്ടി ആയിരുന്നു അത് ഞങ്ങളുടെ ഒരു അയൽവാസിയായിരുന്ന ഒരാളുടെ ആയിരുന്നു തൊട്ട അയൽവാസി തന്നെയായിരുന്നു ഞങ്ങൾ ഏർ അത് അയൽവാസി ആയതുകൊണ്ട് തന്നെ ഒരായിരം രൂപ കുറച്ചു തന്നിരുന്നു ആ പിന്നെ നിങ്ങൾ മമ്പുറത്ത് എത്തിയപ്പോൾ ഏർ എപ്പോഴാണ് വീട്ടിലെത്തിയത് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും പത്ത് മണിയോളമായിരുന്നു അതുപോലെ തന്നെയാണ് അവിടെ നിന്ന് ഞങ്ങൾ വേറെ കുറെ പോയിരുന്നു അതിന്റെ സ്ഥലം എനിക്ക് ശെരിക്കു അറിയില്ല ഇത് പോലെ തന്നെ എന്റെ ഉപ്പാക്കും എൻ്റെ ഉപ്പാന്റെ friend നും മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ വളരെയധികം സന്തോഷം ആയിരുന്നു

അവിടെ അത്രയും മീൻ ഇണ്ടാവുമ്പോ നമ്മുടെ ഈ പ്രായത്തിത്തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം പോലെ മീൻ പ്രാവ് അതുപോലെതന്നെ കോഴി അതുപോലെ തന്നെ എല്ലാതും നമ്മുക്ക് ഇഷ്ടമാണല്ലോ വളർത്താൻ അല്ലെ ആ അത് നീ പറഞ്ഞത് ശെരിയാണ് ചിലർക്കൊക്കെ പക്ഷികളും ജീവികളും ഒക്കെ ഏർ നല്ല ഇഷ്ടമായിരിക്കും എനിക്കും അതുപോലെ പക്ഷികൾ ഒക്കെ ഇഷ്ടമാണ് പിന്നെ നിങ്ങൾ പിറ്റേദിവസം നമ്മൾ നമ്മളെല്ലാവരും നമ്മുടെ ഉമ്മയുടെ വീട്ടിലേക്ക് പെരുന്നാളിന് വന്നു അല്ലേ പിറ്റേ ദിവസം അത് ശരിയാണ് വീട്ടിലേക് എൻ്റെ ഉമ്മയുടെ വീട്ടിലേക് പോവാൻ പുറപ്പെട്ട സമയം ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ചും അടിച്ചു വാരിയും എല്ലാം കഴിഞ്ഞ് രാവിലെതന്നെ

ചോറും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ തുടക്കിയിരുന്നു അല്ലെ ആ അതുപോലെതന്നെയാണ് ഞങ്ങളും ഞങ്ങളും ഞങ്ങൾക്കും അതുപോലെ നേരത്തെ വന്നിരുന്നു ചോറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു അപ്പോളൊക്കെ നമ്മളൊക്കെ എല്ലാവരും കൂടി ഒരു സന്തോഷമായിരുന്നു അപ്പോൾ

ആ അത് വളരെ ശരിയാണ് നമ്മൾ എല്ലാവരും കൂടുന്ന ഏർ സമയമാണ് പെരുന്നാൾ എന്ന് പറയുന്നത് അല്ലേ ആ ശരിയാണ് നമ്മൾ ഒരു ഉച്ച ഒക്കെ ആയപ്പോഴാണ് നമ്മൾ നമ്മുടെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് അല്ലെ ആ അത് ശരിയാ നമ്മുടെ ഉമ്മയുടെ വീട്ടിൽ ഭക്ഷണം ബിരിയാണിയും അതുപോലെതന്നെ നെയ്‌ച്ചോറും അതുപോലതന്നെ കബ്‌സയും ആയിരുന്നു അല്ലേ ആ ശരിയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതല്ലല്ലോ അല്ലേ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതല്ലേ ചോറൊക്കെ ആ അത് വളരെ ശരിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു എല്ലാം ഉണ്ടാക്കിയിരുന്നത് അതുപോലെതന്നെ എല്ലാവരും സഹായിച്ചിരുന്നു ൻ്റെ ഉമ്മയും നിൻ്റെ ഉമ്മയും ഉമ്മൂമ്മയും അത്പോലെ തന്നെ എല്ലാ ഉമ്മമാരും സഹായിച്ചരുന്നു അല്ലെ

ആ അത് വളരെ ശരിയാണ് അന്നത്തെ ദിവസം നമുക്ക് ഏർ എന്താപ്പോ കുറെ paisa എല്ലാം തന്നിരുന്നു നമ്മുടെ ഉമ്മയും ഉമ്മുമ്മയും അതുപോലെ തന്നെ നമ്മളുടെ ഉപ്പൂപ്പയും എല്ലാം തന്നിരുന്നു അല്ലെ ആ അത് ശരിയാണ് ഏർ ഇരുപത്തിയേഴാം തിയതി നമ്മുക്ക് paisa ഒക്കെ കിട്ടി നമ്മൾ അത് എടുത്തുവെച്ച് ചിലപ്പോഴൊക്കെ നമ്മൾ dress ഒക്കെ വാങ്ങി നമ്മൾ

ആ അത്പോലെ തന്നെ വളരെയേറെ ഏർ ഒരുക്ക് കൂട്ടിയിരുന്നു paisa എല്ലാം ഏർ എനി അടുത്ത വലിയ പെരുന്നാളിന് വേണ്ടി dress എടുക്കാൻ പണമില്ലെങ്കിൽ അതിൽ നിന്നും എടുക്കാമല്ലോ പണം അല്ലെ അത് നീ പറഞ്ഞത് ശരിയാണ് ഇതൊക്കെയായിരുന്നു നമ്മുടെ പെരുന്നാൾ എന്നാൽ നമുക്ക് അടുത്ത പ്രാവിശ്യം അല്ലെ ആ നന്ദി നമസ്കാരം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

ഏറ്റവും കൂടുതലാക്കുക എന്നതാണ് ഒരു സ്ഥാപനത്തിന്റെ ഏക ലക്ഷ്യം ഇത് വാസ്തവമല്ല വിൽപന ഏറ്റവും കൂടുതൽ വർധിപ്പിക്കുക എന്നതായിരിക്കും ഒരു സ്ഥാപനത്തിന്റെ മുഖ്യ ലക്ഷ്യം ഒരു സ്ഥാപനത്തിന് ഹൃസ്വ ദീർഘകാലങ്ങളിലെ ചോദനം വ്യയം മുതലായവയെക്കുറിച്ച് അറിവുണ്ടായിരിക്കുവണം അറി അറിവുണ്ടായിരിക്കണമെന്ന് പാരമ്പര്യ സിദ്ധാന്തം പ്രധീക്ഷിക്കുന്നു എന്നാൽ മിക്ക സ്ഥാപനങ്ങൾക്കും അവയുടെ വ്യയങ്ങൾ വരുമാനം

MC യും MR ഉം തുല്യമാകുന്ന സീമാന്ത തത്വം തീരുമാനം എടുക്കൽ പ്രക്രിയയിൽ പ്രയോഗിക്കപ്പെടാറില്ല വില നിർണയ നയത്തിന്റെ ലക്ഷ്യങ്ങൾ ലാഭം ഏറ്റവും കൂടുതൽ വർധിപ്പിക്കുക

വിപണി ഓഹരി കുറക്കുന്നതിന് ഉയർന്ന വില നിശ്ചയിക്കുകയും ചെയ്യാം ചെയ്യേണ്ടതാണ് പുതിയ ഒരു സ്ഥാപനത്തിന് ഇത് പ്രയാസമായി വരുന്നു ഉൽപ്പാദന പരിമാണ പരിമാണത്തിന് ഉൽപ്പാദന ചെലവിൽ കാര്യമായ സ്വാധീനം ഉണ്ട് എന്നാൽ പരിമാണം ഉൽപ്പന്നത്തിന്റെ വിലയെ ആശ്രയിച്ചിരിക്കുന്നു ഒരു പുതിയ ഉൽപ്പന്നം എത്ര വിൽക്കാൻ സാധിക്കുമെന്ന് മുൻകൂട്ടി നിയന്ത്രിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് പുതിയ ഉൽപ്പാദകൻ തന്റെ ഉൽപ്പന്നത്തിന്റെ വ്യയം കണക്കിലെടുക്കാതെ അപ്പോൾ വിപണിയിലുള്ള മറ്റു സമാന ഉൽപ്പന്നങ്ങളുടെ വിലക്ക് വിറ്റ് തുടങ്ങുന്നു അതുകൊണ്ട് വില നിയന്ത്രണത്തിൽ വ്യയത്തിന് സ്ഥാനമില്ല എന്ന് അർത്ഥമില്ല ചോദനവും മത്സരവും പോലെ വ്യയവും പ്രാധാന്യം അർഹിക്കുന്നു ദീർഘ കാലത്തിൽ ഒരു വില അതിന്റെ ഉൽപ്പാദന വ്യയങ്ങൾ വഹിക്കുവാൻ മതിയായി മതിയായതിലിരിക്കു മതിയായതിരിക്കണം